ഞാൻ വൈകുന്നേരം വിളിച്ചപ്പോൾ ഒന്നും എടുത്തില്ലല്ലോ. എന്ത് പറ്റി വാർത്ത കാണുമായിരുന്നോ എന്നത്തെയും പോലെ ഹാ ഞാൻ വാർത്ത കാണുകയായിരുന്നു

രാഷ്ട്രീയത്തിൽ അങ്ങനെ തലപ്പര്യം ഇല്ല എന്നാൽ തന്നയും മനസിലാക്കാണാമല്ലോ എന്നു കരുതിയിട്ട് രാഷ്ട്രീയ അതായിത് വാർത്തകൾ കാണാറുണ്ട് റേഷ്യ സുനോക്കെ ഇപ്പോ ആ ഇംഗ്ലണ്ടിൽ വരെ പ്രത്യനാമന്ത്രി ആയിരിക്കുകയല്ലേ അതേ അതേ ഭാരതത്തിൽ ഒരു ഭാരതീയൻ ആണ് എന്നു പറയാൻ നമുക്ക് അഭിമാനിക്കാം അതുപോലെ ഉച്ചകോടിയില് എനിക്ക് തോന്നുന്നു മറ്റ് രാജ്യങ്ങള് ഒക്കെ കിട്ടിയത്തിനെക്കാളും ഒരു മേൽ കൈ ഒരു ഭാരതത്തിന് കിട്ടിയത് പോലെ തോന്നുന്നു അല്ലേ വിദേശവാർത്തകൾ ഒക്കെ കാണുമ്പോൾ

മ്മ്

എനിക്ക് തോന്നുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിലും അതുപോലെ അമേരിക്കന്റെ ഭരണ നിർവാഹണ സമതി യിലും മറ്റും പ്രഥനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഭാരതത്തിലെ ആളുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ എന്തു പറഞ്ഞാലും നമ്മുടെ ഭാരതീയർക്ക് അതിവിശേഷ ഒരു ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു കാരണം മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ഭാരതീയർ ഉണ്ട് ഹോവാ പിന്നെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പല രാജ്യങ്ങളിലേയും പൗരന്മാരെ അവരുടഒരു ദൈനംദിനജീവിതത്തിന്പ്രധാന്യം കൊടുക്കുമ്പോൾ കുറച്ച് കൂടി ദീർഘവീക്ഷണത്തോടുകൂടി അല്ലേ? രാഷ്ട്രീയത്തിൽ ഇടപെടാനും സമകാലിക സംഭവങ്ങളോട് പ്രതികരിക്കാൻ ഒക്കെ സമകാലിക സംഭവങ്ങളോട് പ്രതികരിക്കാൻ എനിക്ക് തോന്നുന്നു ഭാരതീയർക്ക് ജന്മനാ ഒരു സിദ്ധിയുണ്ടെന്ന് തോന്നുന്നു അതുതന്നെ ഭാരതം പണ്ടുമുതലേതന്നെ ഭാരതം നമ്മുടെ ലോകം ലോകമാകെ എല്ലാവർക്കും നല്ലത് വരുത്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെടാൻ ഭാരതീയർ പണ്ടുമുതലേ ശ്രമിച്ചിട്ട് ഉണ്ട് . ശ്രീലങ്കയിൽ ഈ അടുത്തകാലത്ത് ഉണ്ടായ ആ ഒരു സംഭവവികാസങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിരുന്നോ? അതെ ശ്രീലങ്കയിലും മാലിയിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ.

എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ചൊക്കെ . ഉണ്ടാകും മാത്രമല്ല നമ്മുടെ ഈ കോവിഡ് വന്നപ്പോഴേ കോവിഡ് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യ അതായത് ഭാരതീയ സർക്കാർ സ്വീകരിച്ച നടപടികൾ വളരെ സുധീർഖമാണ് കാരണംകാരണം ഈ വാക്സിൻ.

പലയിടത്തും കിട്ടാതിരുന്നപ്പോൾ നമ്മുടെ ഭാരതം അത് ഉൽപാദിപ്പിച്ച്ഫ്രീ യായിട്ട് പല രാജ്യങ്ങളിലും വിതരണം ചെയ്തിട്ടുണ്ട്. ഉവ് ഉവ് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റേ അടുത്ത രാജ്യങ്ങളിൽ ഒരുപക്ഷേ നമ്മളോട് രാഷ്ട്രീയപരമായിട്ട് യോജിപ്പിലാത്ത് പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങൾ പോലും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള ഒരു പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ

ഭാരതം എനിക്ക് തോന്നുന്നു ആളും അർത്ഥവും കൊടുത്തിട്ട് കൈയയച്ച് സഹായിച്ച് അതൊക്കെ ഒരു രാഷ്ട്രീയ രംഗത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ വിജയമാണെന്ന് തോന്നുന്നു അല്ലേ. അതെ ഭാരതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കാരണം അതായത് സഹായം ചോദിക്കാതെ തന്നെ ആവശ്യക്കാർക്ക് വേണ്ടുന്ന സഹായം, ഭക്ഷണം ,മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഓരോ ഭാരതീയന്റെയും കടമയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓ ശരിയാണ് നമ്മുടെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒക്കെ നമ്മൾ അത് പഠിപ്പിക്കുന്നുണ്ട് അതൊന്നുമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതീയർക്ക് പൊതുവേ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഒരു താൽപര്യമുണ്ട് എത്രഒരു അല്ലേ എത്ര ഒരു എഴുത്ത് വായനയും അറിഞ്ഞുകൂടാത്തആൾആണെങ്കില് പോലും അവർ ഒരു രാവിലെ ഒരു ചായ കടയിൽ പോയിരുന്നിട്ട് ഒക്കെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാ.

ഭാരതം അല്ലേ ഭാരതത്തിൽ മാത്രമല്ല ഭാരതീയരും ഓരോ കേരളീയനും അങ്ങനെയാണ്.

ഇന്ത്യ കാരുടെ ഒരു പ്രഭാതത്തില് പത്രം വായിക്കാതെ നമ്മളുടെ ദിനചരിയായിലോട്ട് നമ്മൾ കടക്കുന്നില്ല. ഇല്ല കടക്കുന്നില്ല അത് നമ്മൾ ഒരു രാവിലെയുള്ള കട്ടൻ ചായയോട് കൂടി തന്നെ നമ്മൾ ഒരു പാത്രം വായിച്ച് കഴിയും പത്രം കയ്യിൽ പിടിച്ചിട്ട് ആണ് നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നത്.

ഉണ്ടന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു എല്ലാം ഒരു ഭാരതീയന്റെ ഒരു സ്വഭാവമാണ്എന്നു തോന്നുന്നു അത് എന്തായാലും

ജനങ്ങളുടെ ആ ആ ഒരു അതിന്റെ ഒരു എന്താ പറയുക ഒരു ഉത്സാഹ നമുക്ക് അതിൽ കാണാൻ കഴിയും രാഷ്ട്രീയം സംസാരിക്കുന്നതിൽ. ഓ അപ്പം താങ്കളോട് അത്രയുംനേരം ഒന്ന്താങ്കളുടെഒരു രാഷ്ട്രീയ വീക്ഷണം അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നമുക്ക് വീണ്ടും കാണാം